മേച്ചേരി സെൻററിൽ ഉണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് ഒരു കാളറമ്പ് വരെ പോകണം.

അമ്മായി, അമ്മായീന്റെ കുട്ടി എടുത്ത് കളിച്ചപ്പോൾ കയ്യിൽ നിന്ന് വീണ് പൊട്ടി.

ആ പുതിയ, പുതിയ സാംസങ് ഞാനന്ന് എടുത്ത്

ആ കണ്ടു കണ്ടു കണ്ടു. ഞാൻ കണ്ടിരുന്നു. സാംസങിന്റെ ആ ഫോൺ അല്ലേ? പുതിയത്?

ഇല്ല കയ്യിൽ നിന്ന് വീണു പൊട്ടിയേക്കണൂ. ഡിസ്പ്ലേ ഒക്കെ ആകെ പോയിരിക്കണൂ.

ആ ഇയ് ഇങ്ങനെയൊരു അവസ്ഥ വരും എന്ന് ഞാൻ വിചാരിച്ചില്ല അമ്മായി, അമ്മായീന്റെ കുട്ടി, അമ്മായീന്റെ കുട്ടി എടുത്ത് അടീലിക്ക് ഇട്ട കൊണ്ട് അമ്മായി നല്ലൊരു പുതിയ ഒരു ഫോൺ വാങ്ങി തരാം എന്ന് പറഞ്ഞേക്കണു. അത് ശരി. ആ അഹ് ആ, എന്നിട്ട്? അത് ഇഹ് അപ്പൊ ഏതായിരിക്കും നല്ലത് എന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചതായിരിക്കുമല്ലേ?

നീ ഇത് കഴിഞ്ഞ പ്രാവശ്യം എൻറെ അടുത്ത് വിളിച്ചിരുന്നു. അപ്പോൾ അല്ലേ ഞാൻ സജസ്റ്റ് ചെയ്തത്? ഇപ്രാവശ്യവും നമുക്ക് സാംസങ്ങിന്റെ തന്നെ എടുത്താൽ മതിയോ ഫോണ്? ഇപ്രാവശ്യം ഞാൻ പറയുമ്പളേ ഈ സാംസങിന്റെ ഈ ഒരു ഫോണുകൾ ഇപ്പോൾ കൂടുതൽ ആയിട്ടും വരുന്നത് ഈ പണക്കാരെ ലഭ്യമാക്കിയിട്ടുള്ളതാണ്. ഓക്കേ അതായത് ഈ പണക്കാരെ, അതായത് വലിയ വലിയ ഫോണുകളൊക്കെ വളരെയധികം, വളരെയധികം ഇതൊക്കെ ഉണ്ട് അതില് ആഹ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊരു വലിയ വലിയ ആളുകൾക്ക് ഒക്കെ പണക്കാർക്കൊക്കെ വാങ്ങാൻ വേണ്ടി ഉള്ളതാണ്. നമ്മളെപ്പോലുള്ള പാവങ്ങൾ ഒക്കെ ഇപ്പൊ നല്ല ഫോണുകൾ വേറെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത്, അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. ഉം? ഹലോ അമ്മായി കുറച്ചു മുന്തിയ ഫോൺ തന്നെ എടുക്കാം എന്നു പറഞ്ഞു ആ അപ്പൊ ഒരു ലക്ഷത്തിന് മേലേക്ക് ഇത് ഉണ്ടോ? ഒരു 50000 ഒക്കെ ഓക്കെയാണ് 50000 ആണ് എന്നുണ്ടെങ്കിൽ എനക്ക് കുറച്ചും മേടെ കിട്ടും ഒരു 60, 70 സംതിങ് ഒക്കെ, ആ ഒരു ഭാഗത്തൊക്കെ കിട്ടുവോ? ഇല്ലല്ലോ. അത്ര 50 -ന്റെ അടിയിൽ ഉള്ളത് മതി. കാരണം, എനിക്ക് ഇപ്പോഴത്തെ ഒരു ലാപ്ടോപ്പ് കൂടി എടുക്കാൻ ഉള്ളതാണ്. ഓക്കേ ഓക്കേ ഓക്കേ. ആ ആ. അങ്ങനെയാണെന്ന് ഉണ്ടെങ്കിൽ ഒരു വല്ലാത്ത ഉപയോഗം ഒന്നും വരുന്നില്ല അല്ലേ? ഒരു 50 അടിയിൽ ഒക്കെ ആയിട്ട് എടുക്കുമ്പോൾ ഞാന് നല്ലൊരു ഫോൺ നിർദ്ദേശിക്കാം. ഓക്കേ? 50 ന്റെ അടിയിലുള്ള നല്ല ഫോണുകൾ ഉണ്ടോ? സാംസങ്ങിനെ തന്നെ നല്ലത് അതെ വേറെ കമ്പനികൾ നോക്കണോ? ഞാൻ പറയുമ്പോൾ സാംസങിന്റെ എന്നു പറയുമ്പോ അത് ഒരു, ഒരു ലക്ഷത്തിന് മുകളിലേക്ക് വരുന്നതിൽ ആണ് അപാരം ആയിട്ടുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഒക്കെ വരുന്നത്. നമ്മക്ക് അത്രയും ഉള്ളത് വേണ്ട. നമുക്ക് ഞാൻ വിചാരിക്കുന്നത് ഒരു 50 ന്റെ അടിയിൽ ആ അങ്ങനെയാണെന്ന് ഉണ്ടെങ്കിൽ എം 30 അന്വേഷിക്കാം. എം 30 ആകുമ്പോൾ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളുമുണ്ട്, ഒരു

അതിനൊരു 39, 40

ഓക്കെ ഓക്കെ നമുക്ക് ഓൺലൈൻ ആയിട്ട് ലഭ്യമല്ലേ? ആണല്ലോ അതെയതെ. അങ്ങനെ വേണമെങ്കിൽ ലഭിക്കും.

പിന്നെ എൻറെ ഒരു, എന്റെ ഒരു കടയും ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു അടവിൽ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ കുറച്ചുകൂടി വില കുറവ് കിട്ടും. കുറച്ചു സൗകര്യങ്ങളൊക്കെ പുതുതായി വന്നിട്ടുണ്ട്. അങ്ങനെ അന്വേഷിക്കാം. അതോ അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട് എടുക്കാം. ഒക്കെ

ആയിക്കോട്ടെ. അപ്പൊ റൊക്കം ആയിട്ടാണ് കാശ് കൊടുക്കുന്നത് അല്ലേ?

ഓക്കേ, നല്ല, ലാപ്ടോപ്പ് കൂടി ഉദ്ദേശിക്കുന്നുണ്ട്. ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചേക്കണ് എന്നുണ്ടെങ്കിൽ ഒരു ഉപയോഗിച്ചത് തന്നെ വാങ്ങുന്നത് ആയിരിക്കും നല്ലത്. എന്നാ അതാകുമ്പോൾ കുറച്ചു പൈസയിൽ തന്നെ ഇത് അങ്ങനെ വല്ലാത്ത പ്രശ്നങ്ങൾ ഒന്നും വരാത്ത ഒന്നാണല്ലോ ഈ ലാപ്ടോപ്പ് എന്ന് പറയുന്നത്. അല്ലെ? ഉപയോഗിച്ചതിനേക്കാൾ ഞാൻ പുതിയ ഒരു ഒരു സാധനം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ആ ന്യൂ. ആയിക്കോട്ടെ. പുതിയ തന്നെയാണ് അല്ലേ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ലെനോവോ

ഒരുലക്ഷം വരെയൊക്കെ പോകാം എന്നുണ്ടെങ്കിൽ നമുക്ക് ആപ്പിളിന്റെ മാക്ബുക് എയർ ആയിരിക്കും നല്ലത്. ആപ്പിളിന്റെ ഉദ്ദേശിക്കുന്നില്ല. പുതിയ കമ്പനികൾ എന്തെങ്കിലും ആ ഓക്കെ ഓക്കെ പുതിയ കമ്പനികൾ. ഞാൻ പറയുമ്പോഴേ ലെനോവോയുടെ പുതിയ ഒരു ലാപ്ടോപ്പ് ഇറങ്ങിയിട്ടുണ്ട്. വളരെയധികം

ആ ആ. ഒരു ലക്ഷത്തിന്റെ കീഴിലാണ്. അതാണ് അതിൻറെ ഒരു ആകർഷണം. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്കീ ആപ്പിളിന്റെ വലിയ വലിയ വിലയുള്ള ഒരു ലാപ്ടോപ്പിക്കാളും അത്രതന്നെ സൗകര്യങ്ങളുള്ള പുതിയ ഒന്നു ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെയൊന്ന് അന്വേഷിച്ചാലോ? ഞാൻ അതിനെ... ഓക്കെ അതിൻറെ വിവരങ്ങളൊക്കെ എൻറെ വാട്സ്ആപ്പിലേക്ക് ഷെയർ ചെയ്യാമോ? ഉടനെ ഞാൻ വിട്ടു തരാം. ഒക്കെ ഞാൻ വിട്ടുതരാം. ഒക്കെ ഞാൻ വിട്ടുതരാം. ഒക്കെ ഞാൻ അത് അയച്ചു തരാം. ഓക്കേ. ഊം

അപ്പോൾ ഞാൻ ഫോണിനും ഇതിനും ലാപ്ടോപ് കൂടെ താങ്കളുടെ കടയിൽനിന്ന് എടുക്കുകയാണെങ്കിൽ എത്ര വരും? രണ്ടും പാടെ കടയിൽ നിന്ന് എടുക്കണ സമയത്തെ ഞാനീ പറഞ്ഞ കാര്യങ്ങളില് ഈ ഫോൺ വേണെങ്കിൽ എം 30 വേണമെങ്കിൽ എന്റെ കടയിൽ ഉണ്ടാകും മറ്റേത് നിങ്ങൾ പറയുകയാണെങ്കിൽ

ആ എം 30 ഉണ്ട്. എം 30 ഉണ്ട്. അത് ഞാൻ

ഞാനത് കുറച്ചൊക്കെ ഒരു സൗകര്യങ്ങളൊക്കെ വെച്ച്

ഓകെ. വേണെങ്കിൽ പിന്നെ ലാപ്ടോപ്പ് വേണം, നിങ്ങൾ പറഞ്ഞേക്കുകയാണെങ്കിൽ ഞങ്ങൾ വരുത്തും. അതിനുള്ള സൗകര്യം കൂടി ഞങ്ങൾക്കുണ്ട്. ഓക്കെ ഓക്കെ ലാപ്ടോപ്പും. രണ്ടും, രണ്ടുംകൂടി ഏകദേശം താങ്കൾ കണക്കു കൂട്ടുന്നത് എത്രയിൽ വരും? കൂട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഒരുലക്ഷത്തി മുപ്പത്, ആ ഒരു സംതിങ്. ആ ഒരു ഭാഗത്തൊക്കെയേ വരികയുള്ളൂ. ഓകെ. ഓക്കെ അത് എനിക്ക് എത്ര ദിവസം കൊണ്ട് ലഭിക്കും? അങ്ങനെ എന്തെങ്കിലും ലാപ്ടോപ് വരാന് ആണല്ലോ കുറച്ച് സമയം എടുക്കുന്നത്. അപ്പോൾ ഒരു, ഒരു ആറു ദിവസത്തിന്റെ മുകളിലേക്ക് പോവില്ല എന്ന് ഞാൻ ഉറപ്പു തരാം.

ഓക്കേ ഞാൻ എന്നാ, രാത്രി കാണാൻ പറ്റില്ലേ? ആ രാത്രി കാണാല്ലൊ. കടയിലേക്ക് വന്നാൽമതി

ഓക്കെ ഓക്കെ അഡ്വാൻസ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്നാൽ ശരി.